ആ നമസ്ക്കാരം ഞാൻ ഈയിടെ ഉം ഉം Status ഒക്കെ കണ്ടല്ലോ ഏതോ പുതിയ cinema കളൊക്കെ കാണുവാനെന്നു തോന്നുന്നു ജീവിതത്തിനു ഒരു രസമൊക്കെ വേണ്ടേ, cinema യൊക്കെ കാണണ്ടേ ഞാൻ കൊറച്ചായി cinema കൾ അങ്ങനെ കഴിഞ്ഞട്ടു ഞാൻ അങ്ങനെ അതികം കണ്ടില്ല നിങ്ങളിപ്പോ ഏതോ, ഏതാ കണ്ടേ ഈയിടെ ആയിട്ട് നൻപകലോ, നൻപകൽ നേരത്ത് മയക്കം കണ്ടുന്നു തോന്നുന്നുലെ നൻപകലു കണ്ടു, Decision Telling കണ്ടു,

ജാനേ ഭി ദോ യാരോ കണ്ടു അങ്ങനെ ഞാൻ പലവഴികളിൽകൂടെ കേറിയിറങ്ങി ഇങ്ങനെ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നു

നവാസുദ്ദീൻ സിദ്ദിഖിക്കക്കു മരിക്കാനുള്ള സമയമായില്ല ഇർഫാൻ ഖാൻ ആണോ ഇർഫാൻ ഖാൻനെ ആണോ ഉദ്ദേശിച്ചേ ഇതുപോലെ രസമുള്ളരോളെയും ഒരു സംശയമുണ്ട് ആഹ് രണ്ടുപേരും വളരെ രണ്ടു വ്യക്തികളാണ് ഇതൊന്നും മാറിപ്പോകരുത് അതെ മാറിക്കൂടാ മാറിക്കൂടാ അങ്ങനെ പുള്ളിടെ ആ സമയത്തു അതൊരു പടമുണ്ടായിരുന്നു പക്ഷെ രസമുള്ള ഒരു Socials ഒക്കെയായിരുന്നു

അൽഫോൻസ് പുത്രന്റെ Gold

അതെ അതെ, Gold കൊള്ളാമായിരുന്നു Gold നെക്കാട്ടിൽ നന്നായിട്ട് ഈ പടം നേരത്തെ എടുത്തുവച്ചിട്ട് ഉണ്ടന്നേയുള്ളു. Gold ന് ഒരു സാമൂഹ്യതാലിറ്റി ഇല്ല എന്നു പറയുന്ന ഒരു ഇത് ഉണ്ട് പൃഥ്വിരാജ് പെട്ടന്ന് അവിടന്ന് ആകാശത്തുന്നു പൊട്ടിവീഴുന്നു പൃഥ്വിരാജിന്റെ വീട്ടിന്റെ മുന്നിൽ ഒരു load സ്വാർണം പൃഥ്വിരാജ് തന്നെ വീട്ടിൽ ഇരുന്നിട്ട് സ്വാർണം പിറക്കിയെടുക്കുന്നു, അത്രയല്ലാതെ അതില് അതിനു നല്ലൊരു Smoof ആയിരുന്നു നല്ല Comedy യാവാൻ സാധ്യതയുണ്ടായിരുന്ന idea ആയിരുന്നു എന്നുവച്ചാൽ അത് ആ പടവും ഈ പടവും കൂടെ കാണുമ്പോൾ അതിന്റെ വ്യത്യാസം മനസിലാകും മറ്റേതു അവര് ആ കുറച്ചുകുടെ നാട്ടിലുള്ള കാര്യങ്ങളെയും മറ്റേലും ഇതൊക്കെ ഒരു ഇവര് മറ്റേ Photographers ആണ് ചെറിയ പൈസക്ക്

ഇവര് ഒരു പത്ര Office ലെ ഒരാള് ആഹ് അവിടുത്തെ editor ഉം ഞാൻ ഈ പറഞ്ഞ ഇർഫാൻ ഖാന്റെ ആഹ് പുള്ളിയൊക്കെ ഉള്ള പടം അതില് അവരെ ആ ഇതുപോലെ ആ ഒരു രഹസ്യായിട്ട്‌ ഫോട്ടോ എടുക്കാൻവേണ്ടിട്ടു അവിടുത്തെ ഒരു Building contractor ടെ അഴിമതിയെക്കുറിച്ചുള്ള Photo എടുക്കാൻ വേണ്ടിട്ടു ചുമതലപ്പെടുത്തുന്നു

അതെ ഇർഫാൻ ഖാൻ എന്നു പറഞ്ഞപ്പോൾ, അതെ ഇർഫാൻ ഖാൻ എന്നു പറഞ്ഞപ്പോഴേ എനിക്ക് പണ്ടെന്റെ ഏറ്റവും ഇഷ്ട്ടപ്പെട്ട cinema എന്നു പറയുന്നത് Lunch box ആണ്. ആഹ് Lunch box ഒരു വല്ലാത്ത എന്തോ ചിലപ്പോളൊക്കെ ഇടക്ക് റിപ്പീറ് ചെയ്തു കാണാൻ തോന്നുന്ന ഒരു cinema യാണ് Lunch box. അത് ആ മനുഷ്യന്റെ ഒരുരക്ഷയില്ലാത്തൊരു കലാസൃഷ്ടിരാമ നിങ്ങളുകണ്ടിട്ടുണ്ടാകുമല്ലോ ഓർമയുണ്ട് ഓർമയുണ്ട് കുറച്ചായല്ലോ മൂന്നാലു വർഷമായാണ് തോന്നുന്നല്ലേ ആ പടം വന്നിട്ട് ഒരു വന്ന സമയത്തു എപ്പോഴോ കണ്ടതാ

പക്ഷെ അതിനേക്കാൾ ഒരു സന്തോഷവും ഒരു നല്ല താളവുമൊക്കെ തോന്നുന്ന ഒരു വല്ലാത്തൊരു Feel ആയിരുന്നു അത് Lunch box സെ പണിശാലയൊക്കെ ഇച്ചിരി കുറഞ്ഞതുകൊണ്ട് പറഞ്ഞതാ, ഞാൻ ചോദിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു നൻപകൽ, നൻപകൽ നേരത്ത് മയക്കം ഇഷ്ടപ്പെട്ടോ നൻപകല്, നൻപകൽ എന്താ നൻപകൽ ഇഷ്ട്ടപ്പെട്ട സ്ഥാനം ഒരുപാട് കാലം അഭിനയിച്ചാണ് ഈ തമിഴിന്റെ ഏതെങ്കിലും രീതിക്കുള്ള ഒരു Beautyside മലയാള സിനിമ യിലുകണ്ടത് അങ്ങനെ ആ ഒരു രീതിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുവച്ചാല് മറ്റേ എന്റെ പഴയ Playlist ൽ ഉള്ള ചില പാട്ടുകളൊക്കെ അതിന്റകത്തു കേൾക്കാൻ പറ്റി എനിക്ക് തോന്നുന്നു അവരുപയോഗിച്ചിരിക്കുന്നത് കൂടുതലും പുറത്തു പുള്ളിടെ പേര് വിട്ടുപോയി പക്ഷെ എനിക്ക് കണ്ണദാസന്റെ കുറച്ചു ആരുടേയാ കണ്ണദാസോ അങ്ങനെ ആ രീതിക്കൊരു രസം തോന്നി പിന്നെ ആഹ് കണ്ണദാസൻ എന്നുപറഞ്ഞട്ടു മറ്റേ തമിഴു ഇച്ചിരികുടെ പ്രണയ രീതിയിൽ രണ്ടുരീതിയിലുള്ള സാധനങ്ങളുണ്ടല്ലോ ഒന്ന് മറ്റേ Religious സാധനങ്ങൾ രണ്ടു ഒരു Religious Base ൽ നിന്നിട്ട് Philosophical സാരം പറയുന്ന മറ്റേ പരമശിവൻ കഴുത്തിലിരുന്നു പാമ്പിൽ ചൊരിയുന്ന ഗരുഡാ സ്വൈക്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയൊക്കെ ഉള്ള ചില സാധനങ്ങൾ ഉണ്ട്. ആ ടൈപ്പ് സാധനങ്ങൾടെ തന്നെ Background

അതൊരു ഒരു രസം തോന്നി പിന്നെ ഞാൻ ഈ cinema കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ കണ്ടു, cinematheater യിൽ പോയി കണ്ടു പക്ഷെ ചെറുതായിട്ട് ഒരു ചെറിയൊരു Potion നിൽ ഞാൻ ഒന്ന് വിട്ടുപോയി, അപ്പോൾ ഇനി അതുവീണ്ടും എനിക്കതൊന്നുടെ കാണേണ്ടതാണ് ആ cinema അപ്പൊ ഒന്നുടെ എനിക്ക് നൻപകൽ നേരത്ത് മയക്കം കാണണം വിട്ടുപോയന്നുവച്ചാല്

ഞാൻ ഭയങ്കര ഷീണത്തിലായിരുന്നു theater ൽ കേറിയിരുന്നെ cinema കാണാൻ ഭയങ്കര ഒരു അന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകതയും cinema യുടെ പ്രശ്നമല്ലാട്ടോ പക്ഷെ ഞാൻ പകുതിക്കെപ്പോഴോ നന്നായി ക്ഷീണത്തിൽ കിടന്നുറങ്ങി അതാണ് സത്യം അങ്ങനെ ഉറങ്ങി എണിറ്റുകഴിയുമ്പോൾ cinema യുടെ പ്രസക്ത ഭാഗം അങ്ങ് തീർന്നു

yes അതെ അതെ അതാ ഞാനും ഈ നൻപകൽ നേരത്ത് മയക്കമില്ലേ, ഒരു മയക്കത്തിന്റെ കഥയാണല്ലോ അപ്പൊ ഞാനും അതുപോലൊന്നു മയങ്ങിപ്പോയി പക്ഷെ അതുകൊണ്ടുതന്നെ ഒന്നുകൂടെ കാണണം ആ cinema യുടെ പ്രശ്നമല്ലാട്ടോ ഞാൻ അന്നത്തെ ഉണ്ടായിരുന്ന ഒരു condition ല്

അത് ഒന്നാഭാഷയോടൊള്ള ഒരു Representation എവിടെങ്ങിലും ഒന്ന് അതിൽത്തന്നെ വേറെ അഭിപ്രായം ഒരുപാടുണ്ട് എന്നാലും ഒരുപാടുകാലം കൂടെ മലയാളത്തിന്റെ അകത്തു തമിഴിനെ എന്തെങ്കിലും ശത്രുത ഇല്ലാതെ തമിഴനെ ഉപയോഗിച്ചു എന്നുള്ളതിലൊരു മാത്രം വലിയ ഒരു സന്തോഷം അവർക്കു വേറെ ഒരിടത്തും വേറൊരു സാഹചര്യത്തിലൊക്കെ അയക്കാൻ തന്നായിരുന്നു. പക്ഷെ ഇതിന്റെ കാര്യമെന്നുവച്ചാല് അത് ഇവരുടെ ബുദ്ധിടെ വീഴ്ചയല്ല ഇത് യഥാർത്ഥത്തിൽ ഒരു പരസ്യത്തിന്റെ Base ചെയ്തുതട്ടു അതിന്റെ ആ പരസ്യത്തിന് Inspire ആയ ആൾക്കാര് അവര് തന്നെയാണ് അത് ലിജോ i f f k ചെയ്തപ്പോൾ പറയുന്നുണ്ടായിരുന്നു.

അപ്പൊ പെട്ടന്ന് അവരുട മോന് വണ്ടി നിർത്തിച്ചിട്ടു ചാടി ഇറങ്ങി ഒരു വീട്ടിൽ ചെന്നുകേറുന്നു, എന്നിട്ടു ആ വീട്ടിലെ അമ്മുമ്മയുടെ കാമുകനായിട്ടു പെരുമാറുന്നു ആ ഓര്മകളെല്ലാമുള്ള ഒരു ആളായിട്ടു ഞാൻ ഈ കഥ കേട്ടിരുന്നു ഞാന് i f f k കു ഏതു ഭയങ്കര തിരക്കുള്ളൊരു ഇതായിരുന്നല്ലോ ഈ നൻപകൽ നേരത്തിനു ഒരു award ഡും കിട്ടി ജനപ്രിയ cinema Award നൻപകൽ നു ആയിരുന്നുയെന്നുതോന്നുന്നുലെ i f f k കു ഓ ചുമ്മാതല്ല രഞ്ജിത്ത് പറഞ്ഞത് ഇവരൊക്കെ പക്ഷേ ഇത് ആകെയുള്ളത് ഒന്നോ രണ്ടോ Stock എന്തോ ഉണ്ടായിരുന്നുള്ളൂ i f f k ക്ക് അതിനു തന്നെ ഒന്നോ രണ്ടോ മണിക്കൂർ ആളുകൾ

അത്രയും അധികം എന്താ പറയുക ഇതിന് ഭയങ്കര expectation ഉള്ള സിനിമയായിരുന്നു. എനിക്ക് expectation ഒന്നും തെറ്റി എന്നൊന്നും തോന്നിയില്ല ട്ടോ എനിക്കും ഇഷ്ടപ്പെട്ടു പിന്നെ പറഞ്ഞപോലെ ഈയൊരു ആഹ് തമിഴ് മലയാളം link ഇത്രയും ഭംഗിയായിട്ട് അതും തമിഴിന്റെ ആ ഒരു ചുറ്റുപാട് ആ ഒരു പ്രദേശം ഇതിന്റെയൊക്കെ ഭംഗി അതുപോലെ കാണിക്കുന്ന വളരെ ഭംഗിയുള്ള ഒരു ചെറിയ നല്ല cinema എന്ന് എനിക്കും തോന്നിയിരുന്നു പക്ഷേ ഇതുപോലെ ഒരു ചെറിയ ബാക്കി miss ചെയ്തത് ഇനി കാണണം. ഇല്ലേ സമാധാനത്തോടെ ഇനി കാണാലോ പക്ഷെ അത് നല്ലൊരു നീക്കമായിരുന്നു മമ്മൂട്ടിയെ പോലെ അത്രയും വലിയ ഒരാളെ വെച്ചിട്ട് ഇങ്ങനെയൊരു ലിജോയുടെ സാധാരണ ചെയ്യുന്ന സാധനങ്ങളിൽ കുറച്ചുകൂടെ പുറമേയുള്ള ക്രൈസസുകൾ കുറച്ചുകൂടെ വരുന്നുണ്ട് ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു രസമുണ്ട്. അടുത്ത ഇനി മോഹൻലാലിനെ വച്ച് ചെയ്യുമ്പോൾ കാണുമ്പോൾ ഈ ലിജോ ഇത് മനപ്പൂർവ്വം ഈ പരിപാടി സംസാരമായിട്ട് ചെയ്യുന്നതാണ്

ഈ mainscreen ആയിട്ടുള്ള ആളുകളിലേക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു cinema കൾക്ക് അതിന്റെതായിട്ടുള്ളൊരു Quality ഉറപ്പുവരുത്തുവാൻ ശ്രമിക്കുന്നുണ്ട് അതുതന്നെ ഈ മുൻനിര നായകൻ മാരിലേക്ക് വരുന്ന ഒരു pattern ണിപ്പോ കാണുന്നുണ്ട് നന്നായിട്ട് ലിജോയില് അപ്പോ അത് ഏതെങ്കിലും ഉദ്ദേശത്തിലാണോ അതോ അത് സ്വാഭാവികമായി കഥ ആവശ്യപ്പെടുന്നു കൊണ്ട് കഥാപാത്രങ്ങളിലേക്ക് എത്തുന്നുന്നുള്ളതാണോ അതായത് മുൻനിര ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണോ എനിക്കും വ്യക്തമല്ല അതു പക്ഷേ ഈ ഒന്നുരണ്ട് cinema കൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് അധികം cinema കൾക്ക് ശേഷം നമുക്ക് അതിന്റെ എന്താണ് ആ ഒരു ഉദ്ദേശം എന്നു മനസ്സിലാവാൻ പറ്റുവോന്ന് തോന്നുന്നു അതായത് അത് സത്യമാ വാലിബൻ കൂടെ വരുമ്പോൾ വരുമ്പോൾ അറിയാം ഞാനും ഇത് പ്രതീക്ഷിക്കുന്നത് വേറൊരു രീതിക്കുള്ള കഥകൾ പറയാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഇങ്ങനെയുള്ള അത്യാവശ്യം ഉപയോഗപ്പെടുത്തേണ്ടത് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്താൻ ചുരുക്കിപ്പറഞ്ഞാൽ നല്ലൊരു Move ണ്. അതു പിന്നെ ശരിക്കു കൊള്ളാലോന്നു തോന്നി പക്ഷേ വാലിബൻ കൂടി മണക്കോട്ട് വാലിബനും കൂടെ വരുമ്പോൾ അറിയാം അത് പിന്നെ കഥകള് ചിലപ്പോൾ അങ്ങനെ Different ആയി കേറുന്നത് ആയിരിക്കും ഇതൊക്കെ പിന്നെ Promote Company Produce ചെയ്ത ആദ്യത്തെ പടവങ്ങാണ്ടാണ് ശരിയാണ് എനിക്ക് എന്തായാലും cinema കണ്ടിട്ട് ഒരു എനിക്ക് സന്തോഷം തോന്നി theater ൽ പോയി കണ്ടതിലും കുറച്ച് കണ്ടുള്ളൂ എങ്കിലും അതിലും സന്തോഷം തോന്നി പിന്നെ വേറെ ഏതെങ്കിലും കണ്ടിരുന്നോ വേറെ ഇതിന്റെ ഏതാ Basic in things കണ്ടിട്ടുണ്ടോ

Basic in things പഴയ പടവ പഴയ ഒരു രണ്ടുമാസത്തെ പടം okey okay okey ഞാൻ കണ്ടിട്ടില്ല അത് ഏത് platform ൽ ആണ് അതിപ്പോ ഉള്ളത് അത് ആരുടെ പേരാണോ പറഞ്ഞുകൂടാത്തത് ആ platform ൽ ആയിരിക്കും അഹ് മിക്കവാറും ഉള്ളത് അത് ഒരുപാട് കാലമായതാ ഞാനും അതെ, ഞാനും പഴയ cinema കളിലാണ് ആണ് ഇപ്പൊ Focus ചെയ്യുന്നേ പക്ഷേ Focus മലയാളത്തിലാന്നു മാത്രം ഞാനീ കുറച്ചായി International Films ഇപ്പോൾ ഞാൻ i f f k കണ്ടതിനുശേഷവും ഞാൻ കുറച്ചുകൂടി ഒന്നൂടെ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ കുറച്ചുകൂടി ഒരു മലയാള പഴയ cinema കൾ കൂടെ തിരിച്ചെടുക്കാനാണ് എന്താണ് ഏതാണ് എന്നുള്ള അവിടെയാണ് ഞാൻ നിൽക്കുന്നത് ഏതാ എന്നിട്ട് കാണുന്നെ ഏതൊക്കെയാ കണ്ടതിനുശേഷം ഉള്ളത് ഉണ്ടോ ഞാനെങ്ങനെ അധികം കണ്ടിട്ടുമില്ല ഞാൻ ഈ പ്രാവശ്യം സ്വയംവരം കണ്ടായിരുന്നു അപ്പോ ആ സ്വയംവരെ ഞാൻ കുറെ കാലങ്ങളായി കാണാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന ഒരു cinema യായിരുന്നു. അപ്പോ അത് ഞാന് ഇത്രയും ഒരു ബിഗ്സ്ക്രീൻ ൽ അതും ഏറെക്കുറെ ഒഴിഞ്ഞ ഒരു theater റും ആയിരുന്നു അത് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതുകൊണ്ട് പല രീതിക്കും അത് വീണ്ടും വീണ്ടും i f f k ടെ വന്നിട്ടുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ആളുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനീ ഏകദേശം ഒറ്റയ്ക്കിരുന്ന് Bigscreen ൽ ഒരു cinema കാണുക എന്നുള്ള ഒരു അനുഭവമായിരുന്നു സ്വയംവരം പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറേ ഇങ്ങോട്ടേക്ക് അമ്പതുകൾ, അറുപതുകൾ, എഴുപതുകൾ ഈ കാലഘട്ടങ്ങളിലെ മലയാളം cinema ഇരുന്നു കാണാൻ ഒരു ശ്രമം ഉണ്ടായിരുന്നു എല്ലാം ഒന്നുമല്ല കേട്ടോ കുറച്ചൊക്കെ തോന്നുന്ന പോലെ അങ്ങടും ഇങ്ങോട്ടുമൊക്കെ മാറിയും മറിഞ്ഞു കാണുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പോ എനിക്ക് ഞാന് പ്രധാനപെട്ടിട്ടുള്ള എല്ലാവരും കാണാൻ സാധ്യതയുള്ള കുറേ cinema കൾ കണ്ടു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതൊന്നും ഇപ്പോൾ നിർമ്മാല്യ ആണെങ്കിലും ചെമ്മീൻ ആണെങ്കിലും ചെമ്മീൻ ഒക്കെ കുറച്ചുകൂടെ വ്യക്തവും കൃത്യവോടും കൂടി കണ്ടത് ഞാൻ ഇപ്പോഴാണ് അതൊക്കെ ഞാൻ മറ്റേ അടൂർ ഭവാനിയുടെ ഒക്കെ ഒരു ഫാൻ ആയെന്ന് പറയണം അമ്മാതിരി ഒരു ഞാന് അത് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇവരെയൊക്കെ ഞാൻ ഇപ്പോശ്രദ്ധിച്ചു തുടങ്ങുന്നെ ഞാൻ ഇത്രയും കാലം എന്റെ കലയിൽ cinema എന്നു പറയുമ്പോൾ ഉണ്ടാവുന്ന മുൻനിരയിൽ ഉള്ള നമ്മൾ എപ്പോഴും പറയുന്ന ആളുകളിൽ നിന്നും പഴയ cinema യിലേക്ക് പോകുമ്പോൾ ഉണ്ടായ ഒരു വലിയ വ്യത്യാസമുണ്ട് ടി ജെ ആന്റണി പിന്നെ കൊട്ടാരക്കര ശ്രീധരൻ നായർ, അടൂർ ഭവാനി, അടൂർ പങ്കജം, ഷീല എന്റമ്മോ ഇവരെങ്ങനെ വലിയൊരു നിര തന്നെ എനിക്ക് ഞാനപ്പോൾ അതിന്റെ അകത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് പുതിയ ഒരു ലോകമായിരുന്നു. ഞാൻ കുറെ cinema കൾ കണ്ടു ആഹ് എന്താ, അന്വേഷിച്ച് കണ്ടെത്തിയിലോ, നിർമാല്യം, തുലാഭാരം, അടിമകൾ ഞാൻ Random ആയി ഇരുന്ന് കാണുന്നതാണ് Choose ചെയ്യുന്നതാണ്. പക്ഷെ എല്ലാം ഒന്നിനൊന്നു മികച്ചതായിരുന്നു അതേന്ന് Reference കുറിച്ച് എനിക്ക് അയച്ചേക്കണം ഞാനെന്റെ ഒരു കാര്യം എന്നാ ശരിയപ്പോ പിന്നെ വിളിക്കാം bye hello യെവടെടാ ചങ്ങായി ഒരു വിവരില്ലലോ എന്റെയൊന്നും ഞാൻ ഇവിടെ ഇണ്ടെടാ നാട്ടിൽ ഇണ്ടായി എന്താ നോമ്പും കാര്യങ്ങളുക്കെയല്ലേ അപ്പൊ നിസ്‌കാരവും കാര്യങ്ങളും ഒകെ കഴിഞ്ഞങ്ങാട് ഇങ്ങനെ ഇവിടെ ഇരിക്കണ് എന്തൊക്ക്യാ അൻ്റെ വിശേഷം എന്താ പരുവാടിയിപ്പോ ഒന്നില്ലടാ ഇപ്പൊ പരുവാടി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത് work കാര്യങ്ങളുമൊക്കെയുണ്ട് അപ്പൊ work കഴിഞ്ഞ് ഞമ്മൾ വരമ്പത്തെതന്നേ ക്ഷീണിച്ചിട്ട് ഇണ്ടാവ അത് കഴിഞ്ഞട്ട് ഞമ്മൾ ഇപ്പോ നാട്ടിൽ കളിയും കാര്യങ്ങളുമൊക്കെ ഇണ്ട് പക്ഷെ അയിനൊന്നും പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്തായാലും മ്മ് നാളെയൊക്കെ ആയിട്ട് കളിക്കാൻ പോവണമെന്ന് ഇണ്ട് ആഗ്രഹമിണ്ട് പിന്നേ നാളെ വീട്ടിൽ നാളെ ഒരു ചെറിയ ഒരു function ഇണ്ട് അഥവാ പാറുവാടി ഇണ്ട് അപ്പൊ നാളെ അനക്ക് ഒഴിവുണ്ടാവുഒ പാറുവാടിക്ക് വരാന്

ഞങ്ങൾ ഇപ്പൊ cricket കളി ഇങ്ങനെ തൊടങ്ങീക്ക അപ്പൊ നാളെ ഞങ്ങൾ ചെറുക്കൻമാര് എല്ലാവരും വേറെ കൂടീറ്റ് ഡൽഹി മുംബൈ ചെന്നൈ അതെ പോലെ കൊൽക്കത്ത ഈ നാല് team നാണ് ഇപ്പൊ കൂടുതൽ fans ഇബടെ ഇള്ളേ ഞങ്ങൾ ചെറുക്കൻമാരെ എല്ലാവരും കൂടീറ്റ് ഇങ്ങനെ ഒരു കളി plan ചെയ്തുക്കുണു അപ്പൊ നാളെ ഒരു നാല് മണിക്ക് തൊടങ്ങീറ്റ് ആറ് മണി ആറര വരെ ഇണ്ടാവും അപ്പൊ എന്തായലും പരുവാടിക്ക് വെരൽ നടക്കൂല അല്ല ഇങ്ങള അവിടെ cricket കളി ഇല്ലേ ഇപ്പൊ ആ ഇണ്ട്യ്യ് യിവിടെ cricket കളിയൊക്കെ ഇണ്ട് പിന്നേ പ്രത്യേകിച്ച് കളി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇയ്യ്‌ പറഞ്ഞ പോലെ റമദാൻ മാസായിട്ടാണ് cricket കളി തൊടങ്ങീക്കണ തന്നെ മുമ്പൊക്കെ football ഉം കാര്യങ്ങളുമൊക്കെയായിരുന്നു നടന്നിരുന്നുള്ളത് ഇപ്പൊ cricket ആൺ നിലവിൽ കളി നടക്കുന്നത് എന്തായാലും ഇങ്ങള അവിടെയിപ്പോ ആഹ് എന്നും വൈകിട്ട് കളിക്കലുണ്ടോ എന്താ ഇപ്പൊ പരുവാടി നിലവിൽ എന്നും വൈകുന്നേരം കളിക്കലുണ്ടോ പിന്നേ നിങ്ങളവിടെ range ന് issue ഒന്നുല്ലല്ലോ phone ഒന്ന് അടുത്തേക്ക് പിടിച്ച് സംസാരിക്കാണെ ചേരിയായൊരു കേൾവി കുറവുണ്ട് അതാ ഞാൻ പറയുന്നത് ട്ടോ ആ ഞങ്ങളെ അവിടെ എന്താ പിന്നെ കളിയും കാര്യങ്ങളൊക്കെയുണ്ടെടാ ഞങ്ങൾ ഇപ്പൊ റമദാനായിട്ട് ഇങ്ങനെ തൊടങ്ങീക്കാണ് കളിയും കാര്യങ്ങളും ഏകദേശം ഇപ്പൊ ഞങ്ങൾ ഒരു അഞ്ച എട്ട് ചെറുക്കന്മാർ കൂടീട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒകെ ഇങ്ങനെ ഒകെ plan ചെയ്യൽ അപ്പൊ ചെല ദിവസങ്ങൾ അതായത് ഞായറാഴ്ച്ച ദിവസങ്ങളിൽ ഞങ്ങൾ ഒരു പത്ത് പത്രണ്ട് ആൾക്കാർ ഇണ്ടാവും അപ്പൊ അതെ മാതിരി ഞങ്ങൾ ഒരു IPL ഒരു നാല് team ൻ്റെ രീതിയിൽ ഞങ്ങൾ കളിക്കലാണ് ഏഹ്

IPL ൽ എന്റെ team ചെന്നൈ super kings ആണ് അത് പിന്നെ പ്രെത്യേകം പറയണ്ട ആവിശ്യമൊന്നുമില്ലല്ലോ ചെന്നൈ പിന്നെ ഇന്നലത്തെ കളി ഇങ്ങൾ ഈയ്യ് കണ്ടിട്ടിണ്ടാവും വിജാരിക്കണു കണ്ടോ ഇല്ല്യോ അറീല പക്ഷെ ഇന്നല നമ്മളാ ചെക്കന്മാർ അഥവാ ഗെയ്യ്കുവാദും അത് അത്പോലെ തന്നെ കോൺവയും

ഡാ നിങ്ങൾടെ team ഏതാടാ എന്റെ team മുംബൈ indians ആണ് ഞങ്ങളെ first കളി തോൽക്കേണ്ടി വന്നു ഇനി അട്ത്ത കളി നീ പറഞ്ഞ മായിരി ഞങ്ങളും നിങ്ങളുമാണ് കളി നടക്കുണത് ഏഹ് അന്റെ അഭിപ്രായത്തിൽ അന്റെ team ജയിക്കുന്ന് ആയിക്കാരം നീ പറയാ എന്നാലും എന്റെ ഒരു അഭിപ്രായത്തിൽ കളി എങ്ങനെ ഇണ്ടാവും അടുത്ത കളി എന്ന പറയുന്നത് ചെന്നൈ മുംബൈ ആണോ എന്ന് എനിക്ക് അറീല ഞാൻ picture നോക്കീട്ടില്ല എന്നാലും ചെന്നൈ മുംബൈ എന്ന നീ പറഞ്ഞത് ആപ്പോ നിലവിൽ ഇപ്പോ ഞങ്ങൾ ഞങ്ങളാ team ന്റെ ഒരു side ന്നത് സംസാരിക്കയാണെങ്കിൽ നിലവിൽ team ന്റെ performance bating order അടിപൊളി ആയിട്ട് ഉണ്ട് നല്ല കൊയപ്പില്ലാത്തൊരു ഇത് ഇണ്ട് പക്ഷെ യെത്ര run എടുത്താലും അത് തിരിച്ച് കൊടുക്കാനുള്ള balling ballings ഞങ്ങളെ കയ്യിലുണ്ട് അത്കൊണ്ട് ഇപ്പൊ യേത് team ജയിച്ച് പോവാ എനിക്ക് തോന്നുന്നേ നമ്മക്ക് ഇപ്പൊ മോഹിനാലിയെ പോലുള്ള spinners ന്റെ ഒരു തന്ത്രപരമായ നീക്കം കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇന്നലെ ഉള്ള കളി ജയിച്ചട്ടുള്ളത് നിങ്ങള കളീൽ യെന്താ വരണ minus നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ കളി തൊട്ടീക്കല്ലോ അയിനെ കുറിച്ച് എന്താ എന്ന് ഒന്ന് പറഞ്ഞേ ഞങ്ങളെ കളിനെ കുറിച്ച് പറയാണെന്നുണ്ടെകിൽ balling ന്റെയും bating ന്റെയും വളരേ മോശമായ കളിയാണ് ഇപ്പൊ നടന്ന കൊണ്ടിരിക്കുണെ എന്താവെച്ച് കഴിഞ്ഞ ഞങ്ങളെ സച്ചിൻ ഒക്കെ ഉള്ള കാലത്ത് ഞങ്ങൾ നല്ല കളി ആയിരുന്നു നല്ല കളിയായിരുന്നു ഒരു team ന് പോലും ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലാ ഇത് പോലെ തെന്നെ മുംബൈ ചെന്നൈ ഇതേ മായിരി കളിച്ചിട്ട് അതായത് ഈ മുംബൈ ചെന്നൈ കളിക്കുമ്പോ തന്നെ കളി കാണാൻ ആരാധക്കാർക്ക് ഒരു രസമായിരുക്കും അതായത് IPL ൽ ഇപ്പൊ പത്ത് team ഇ കുറി അഹ് കഴിഞ്ഞ കുറി മുതൽ പത്ത് team വന്നക്കുണു അപ്പൊ

ചെന്നൈനേക്ക് ആണ് എന്തായലും ജയിച്ചെന്നെ വേണമെന്നാണ് എന്റെ ഒരു പ്രദീക്ഷ പിന്നീട് എന്റെ cricket ൽ നല്ല favorite player ആരാണ് ഞാൻ പറഞ്ഞല്ലോ എന്റെ favourite player എന്ന പറയുന്നത് നമ്മടെ മഹേന്ദ്ര സിംഗ് ധോണി തെന്നെയാണ് കാരണം അദ്ദേഹത്തെ എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ അദ്ദേഹത്തിന്റെ bating ശൈലിയും അദ്ദേഹത്തിന്റെ

wicket ൽ തന്നെ നല്ല അടിപൊളി നൂർ stumping ൽ കൂടുതൽ ചെയ്ത നല്ല ഒരു keeper ഉണ്ടെന്നുണ്ടെങ്കിൽ അത് MS ധോണിയാണ് മഹേന്ദ്ര സിംഗ് ധോണിയാണ്ത് നമ്മക് ഇന്ത്യക്കാർക്ക് ഒക്കെ അഭിമാനിക്കാൻ പറ്റുന്ന നല്ല ഒരു കാര്യം തന്നെയാണ് നല്ല ഒരു കളിക്കാരൻ ആയിട്ടാണ് എനിക്ക് ആ പറയാൻ ഉള്ളത് അതായത് ഇപ്പൊ ഏകദേശം പത്ത് നാല്പത് വയസ്സിന്റെ അടുത്ത ആയിട്ടും അയാളെ fitness ഇപ്പോളും കമ്മീ ആയിട്ടാണുള്ളത് അത് കഴിഞ്ഞ കളിയിൽ തന്നെ അദ്ദേഹം കാഴ്ച്ച വെച്ചത് അതായത് പത്തൊമ്പത് പത്തൊമ്പതാമത്തെ over ലാണ് ആൾ എറങ്ങിയത് മൂന്ന് ball നിന്നപ്പോളേക്കും രണ്ട് sixer അടിച്ചേ പറത്തിങ്ങാഡ് അത് അതായത് കാണികൾക്ക് അത്രക്കും ആവേശമായിരുന്നു അവൻ്റെ കളി കാണാ വേണ്ടീട്ട് അതെ പോലെത്തന്നെ ഞാൻ ഒരു online ൽ അതായത് നമ്മളെ google ൽ വെച്ച കളിച്ച കണ്ടപ്പോ ഒന്ന് point രണ്ട് score ആയിരുന്നു രണ്ട് കോടിയുള്ള up ഇണ്ടായിരുന്നു പിന്നെ അവൻറെ ആ bating അങ്ങ് കണ്ടപ്പോൾ പെട്ടന്ന് ഒച്ച കൂടി അപ്പൊ തന്നെ മനസിലാക്കാം ഒരു ധോണി fans ൻ്റെ power എത്രത്തോളം ഉണ്ടെന്ന് നല്ലയൊരു കളിക്കാരനായിട്ടാണ് എനിക്ക് അംഗീകരിക്കാൻ കഴിയുള്ളു

എന്റെ team ന്ന് പറയുന്നത് indian team support ചെയ്യാൻ കാരണം ഞാൻ ഈ പറഞ്ഞ മഹേന്ദ്ര സുങ് ധോണിയുടെ ഒരു performance കാരണം തന്നെയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ team നെ അതുപോലെ നമ്മള സ്വന്തം രാജ്യം ഇന്ത്യ എന്ന രാജ്യത്തെ ഇഷ്ടപ്പെടാനും കാരണം കാരണം എന്ത് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ ധോണിയുള്ള ധോണി എന്ന വ്യക്തി

trophies നേടി കൊടുത്ത ഒരു captain എന്ന നിലയി ഏഹ് ധോണിക്ക് തെന്നെള്ളൊരു കയ്യനേട്ടമുള്ളത് എന്നാലും അങ്ങനെ calculate ചെയ്യുമ്പോൾ നമ്മടെ ധോണി ഏഹ് എന്നൊരു വ്യക്തിയെ support ചെയ്യുന്നത് അത്പോലെ തന്നെ indian team നെ support ചെയ്യുന്നതും ആഹ് തീർച്ചയായിട്ടും ആ ഒരു കാരണത്താലാണ് എന്തായലും നിങ്ങള അവിടെ നീ ഏതാ team നെ support ചെയ്യുന്നത് ഞാൻ രാജയേന്ദ്ര team ൽ എന്റെ team ഓസ്‌ട്രേലിയാൻ ഞാൻ ഇന്ത്യക്കാരനാണ് അത് okay എന്ന് കഴിഞ്ഞാലും എനിക്ക് കളി എന്ത് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയടെ കളി കാണാൻ നല്ല interest ഉള്ള കളി ആയിരിക്കും അതാ ഞാൻ പണ്ട് മുതലേ അവരടെ fans ആയി മാറീക്കണു അതായത് ഞാൻ ജനിച്ചമുതലെ എന്റെ ഏട്ടനും കാര്യങ്ങളുമൊക്കെ ഓസ്‌ട്രേലിയയുടെ ആൾ ആൺ അപ്പൊ അവന് ഇങ്ങനെ കളി കാണുമ്പോ ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ കാണുമ്പോ ഓരോ കളി ഇങ്ങനെ കാണുമ്പോ പണ്ടത്തെ ആ ഒരാ ദിൽ ക്രിസ്റ്റ അത്പോലെ സയ്മൻസേ മാത്യു ഹൈഡൻ അവരടെയൊക്കെ കളി കാണാൻ തന്നെ നല്ല interest ഉള്ള കളി അതേപോലെ ബ്രെറ്റ്ലി മഗ്രാത്തെ അത്പോലെ അവരോടൊക്കെ balling ഭയങ്കര ശക്തമായിട്ടുള്ള ball ഇന്ത്യ ഓസ്ട്രേലിയും കളിക്കുമ്പോ നല്ല രസായിരിക്കും കളി കാണാൻ യേത് team ആ വിജയിക്ക്യാ പോലും പറയാൻ പറ്റൂല അത്രക്കും interest പരമായിട്ടുള്ള കളിയാക്കണം ഇപ്പൊ ഇതിന് മുമ്പ് തന്നെ ഇപ്പൊ

മൂന്നാമത്തെ test വന്നപ്പോൾ നാലാമത്തെ test വന്നപ്പോൾ കളി സമനിലയിലേക്ക് വരേണ്ടി വന്നു കാരണം അഞ്ചാം ഒരു test അഞ്ച ലാണ് അപ്പൊ അഞ്ചാമത്തെ ദിവസം wicket തള്ളി ഇടാൻ കഴിയാതെ കളി സമനിലയിലേക്ക് ക്കു വരേണ്ട അവസ്ഥയാവന്നെ കാരണം അത്രക്കും interest ഉള്ള ഒരു കളിയായിരുന്നു എന്നെ സംബന്ധിച്ചടത്തോളം നല്ലൊരു team ആണ് ഇന്ത്യ അതുപോലതന്നെ എനിക്ക് എൻ്റെ favourite team ആയിട്ടാണ് ഓസ്‌ട്രേലിയയെ ഞാൻ കണക്കാക്കുന്നത് പിന്നെ ഇപ്പൊ നാട്ടിൽ ഇപ്പൊ നിങ്ങൾ ആരൊക്കെ

ഉണ്ട് ഞങ്ങളെ ഇവിടെ കളീന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിലത്തെ കളീന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൂട്ടുകാരമാരകൂടെ ഇങ്ങനെ കളികാലിണ്ട് അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഈ റമസാൻ ആയിട്ട് ആകെ ഒരു match നാണ് പോയിട്ടുള്ളത് ആ match ൻറെ കാര്യം പറയാണെങ്കിൽ first ball ൽ തന്നെ

ആഹ് നമ്മക്ക് നാട്ടിൽ കളിക്കുമ്പോ അതിൻറെ feel ഈ time ൽ കളിക്കുമ്പോ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ നോമ്പുകാലത്തും നമ്മളാ നാട്ടിൽ നിൽക്കുമ്പോ ആകെയുള്ള entertainment എന്ന് പറയുന്നത് ഈ പറഞ്ഞ cricket ആയത് കൊണ്ട് ഞങ്ങൾ ഇള്ളത് പോലെ അടിപൊളി ആയിട്ട് കളിച്ചു എന്ന ഓർമ്മയുണ്ട് എന്താ നിങ്ങള അവിടേ എങ്ങനെ എല്ലാവരും കളിക്കാൻ ഉണ്ടാവലുണ്ടോ ആ ഞങ്ങളെ അവിടെ ഞാൻ പറഞ്ഞില്ലെ എൻ്റെ സമപ്രായക്കാർ എന്ന വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഒരുപാട് ആളുക്കാർ ഞങ്ങളാ കളിച്ചീണു അതായത് ഞങ്ങളൊരു പണ്ട് ഞങ്ങൾ കളിച്ചിന് ഒരു rubber ൽ ആയിരുന്നു അന്ന് നമ്മൾ ഒരുപാട് players ഇണ്ട് വെച്ച ഒരുപാട് കളിക്കാർ അന്ന് കളി കളിക്ക് തെന്നെ ഒരു interest ഉണ്ട് ഒക്കെ ഒരു സമയം

ഞാൻ cricket നെ ഞങ്ങൾ എല്ലാവരും അന്ന് കണ്ടിന് ഞങ്ങളൊരു പത്ത് പതിനാറ് players കൂടീങ്ങാട് കളിച്ച അത്പോലെ തന്നെ നല്ല രീതിട്ടിലായിരുന്നു ഞങ്ങളെ കളി ഇപ്പൊ ഞങ്ങൾ ഉച്ചക്ക് ഒന്ന് ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് വീണ്ടും പോയി കളിക്കും അത്രക്കും ഒരു interest ആയിരുന്നു അന്ന് കളിക്കാൻ എല്ലാവര്ക്കും നല്ല അടിപൊളി കളിയായിരുന്നു പക്ഷെ ഇപ്പൊ ഞങ്ങൾ കോർച്ച് കോർച്ച് ആൾക്കാര് നമ്മളാ കൊട്ടുകാരന്മാരൊക്കെ ഗൾഫിലും കാര്യങ്ങൾ ഒക്കെ പോയൊണ്ട് ഇപ്പൊ കോർച്ച് അതായത് ഒരു പത്ത് ചെക്കന്മാരായുണ്ടാവാ അതിൽ തന്നെ plus one plus two ഉം പടിക്കുന്നവരാണ് അപ്പൊ അവറായിട്ട് ഇങ്ങനെ കളിക്കുമ്പോ ആ ഒരു പഴയെയാ interest വെര്ന്നില്ല എന്നാലും കൊഴപ്പില്ല cricket എന്ന രീതിയിൽ അങ്ങനെ കളിച്ച് പോണുന്നേയുള്ളു അല്ല നിങ്ങള നാട്ടിൽ ഇപ്പൊ എങ്ങനെ കളിയും കാര്യങ്ങളുമൊക്കെ അതായത് കൂട്ടുകാരൊക്കെ ഇണ്ടോ ഇപ്പൊ കളിക്കാൻ തീർച്ചയായിട്ടും ഇവിടേ കൂട്ടുകാർ എന്ന പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാ സമപ്രായക്കാർ ഇപ്പൊ കളിക്കാൻ ഒന്നില്ല കളിക്കാനില്ലായെന്ന് പറയാൻ കാരണം എന്തവെച്ചകഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞപോലെ ആഹ് ഓരോത്തരും ഓരോ സ്ഥലത്ത് കൂടി പോയത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒര് കളി എന്താ പറയാ ആഹ് കളികാര്യങ്ങളൊക്കെ നടത്ത പോവാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും അത് കൊണ്ട് തന്നെ നമ്മക്ക് ഇപ്പൊ മു പയ്യെ ഒരു interest ഉം കാര്യങ്ങളും ഒന്നും ഇപ്പൊ കളീൽ കിട്ടുന്നില്ല എന്തായലും നമ്മക്ക് ഇതിനെ കുറിച്ച് പിന്നെ ഇങ്ങള അവിടെ ആഹ് എത്ര ആൾക്കാർ നിലവിൽ കളിക്കാനുണ്ടാവും ഞങ്ങൾ ഇപ്പൊ പറഞ്ഞില്ലേ ഞങ്ങൾ ഇപ്പൊ കൊറച്ച് ആൾക്കാരേയുള്ളു ഒരു പത്ത് പത്രണ്ട് ആൾക്കാർ ഇണ്ടാവും എണ്ണി പെറുക്കിയാൽ പോവ്ആർക്കാനും പഴേ പോലെ ഒന്ന്വല്ല ആൾക്കാരെ ഒന്നു കിട്ടാനില്ല ഒക്കെ പോയി phone ൽ ഏർപ്പിട്ടിട്ട ഇപ്പൊ പണ്ടത്തെ ഞമ്മളൊക്കെ കളിച്ചീനെ time ന്ന് വെച്ച കഴിഞ്ഞാൽ നമ്മക് കളിയോട് അത്രക്ക് interest ആയിരുന്നു ഇപ്പോത്തെ ചെക്കന്മാരെ അയിന് ഒന്നും കിട്ടാനില്ല ഒകെ game ലും അതെ പോലെ instagram whatsapp ഓരോ app ൽ ഒകെ കേറിങ്ങാണ്ട് full അങ്ങനത്തെ കളികൾ ആയിരിക്കുണു പക്ഷെ അവർക്കൊന്നും ഇതിനെ കുറിച്ച് അറീല അറിയാനെന്നുണ്ടെങ്കിൽ പണ്ട് മുതലേ കളിക്കുന്നൊരാളാന്നുണ്ടെങ്കിൽ cricket എന്നോളം football ളിനോളം ഇഷ്ടയുള്ളോരു കളി ഒരിക്കലും വരൂല ഏഹ് പിന്നെ ഇങ്ങള നാട്ടിൽ ഇങ്ങള് test കാലിച്ചതായിട്ട് അനക്ക് ഓർമ്മയുണ്ടോ തീർച്ചയായിട്ടും ഞങ്ങളവിടെ ഞാൻ നിങ്ങള നിങ്ങള നാട്ടിക്ക് വന്നിട്ട് കളിച്ചിട്ടുണ്ട്ന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അവിടെ വന്നിട്ട് കളിച്ചിട്ടുണ്ട് ഇതുപോൽ തന്നെ നിങ്ങള team നായിട്ട് test തന്നേയായിരുന്നു ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അന്നൊക്കെ ഈ പറഞ്ഞ പോലെ രാവിലെ രാവിലെ വൈകുന്നേരം വരെ കളിക്കാൻ കളിക്കുമായിരുന്നു പിന്നെ football എന്താ അത്പോൽ തന്നെ എന്താ എന്താ പറയാ ഉച്ചക്ക് food കഴിക്കാനുള്ള time മാത്രേ ഞമ്മള് വീട്ടിക്ക് പോയിരുന്നുള്ളു അതുവരെ നമ്മൾ ഒരേ പോലെ ക്ളിക്ക എന്നുള്ള ഒറ്റ mind യോടെ തന്നെ ആയിരുന്നു ഞങ്ങളൊക്കെ അന്നത്തോക്കെ അന്നയോക്കെ ഈ ആളുകൾ അത്രെയും ഉണ്ടായിരുന്നു കളിക്കാൻ വേണ്ടീട്ടൊക്കെ ഇപ്പോന്ന പറഞ്ഞാൽ അങ്ങനെയൊന്ന്വല്ലല്ലോ ഇപ്പൊ കളിക്കാനൊക്കെ ആൾക്കാർ കുറവാണ് ഈ പറഞ്ഞ പോലെ ആളുകളെ എണ്ണി പറുക്കീറ്റ് വേണം ഇവിടന്ന് ground ക്ക് പോവാൻ അവിടെപ്പോയി തന്നെ ചെലപ്പോ അവിടെ എത്തുമ്പോൾ രണ്ടാൾ കളിക്കാനിണ്ടാവൂല അങ്ങനൊയൊക്കെ ഒരു situation നാണ് ഇപ്പൊ നിലവിൽ സംഭവിച്ചോണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങള അവിടെ എങ്ങനെയാണ് ഇപ്പൊ നിലവിൽ സംഭവിക്കണേ ക്ളീനെ കുറിച്ചട്ട് പറയാണെങ്കിൽ നിലവിൽ അവിടെയൊക്കെ നിലവിൽ ഇപ്പൊ ഞങ്ങളവിടെ ക്ളീനെ കുറച്ച് പറയാണെങ്കിൽ ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോൽ തന്നെ നീ പറഞ്ഞ പോൽ തന്നെ ഞങ്ങൾ ആളെ എണ്ണിപ്പെറുക്കി പോവാണ് പണ്ടത്തെപോലെയൊന്നുഅല്ല ആൾക്കാരെയൊന്നും ഇപ്പൊ കിട്ടാനല്ല എന്നാലും ഞങ്ങൾ ഞാൻ ഇപ്പോരു office ൽ work ചെയ്യാണ് അപ്പൊ ഒരു office ന്ന് ഈ ക്ളീൻ്റെ interest കാരണം അഞ്ച അഞ്ചര ആവുമ്പൊ ഞാൻ ഇവ്ട്ന്ന് ഇറങ്ങും എന്നിട്ട് ആളെയൊക്കെ തട്ടിക്കൂട്ടി ഞങ്ങളൊരു അഞ്ച എട്ട് ആൾക്കാര് ഇങ്ങനെ കളിക്കാൻ പോവും അപ്പൊരു പത്ത് പത്രണ്ട് ദിവസ്സയിട്ട് ഞങ്ങൾ പോയിരിക്കണു അത്പോലെ തന്നെ ഈ പത്രണ്ട് ദിവസത്തിൽ ഒരു രണ്ട്മൂന്ന് ദിവസം leave ഉം കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ആള്ക്കാറില്ലാത്തത് കൊണ്ട് കളിക്കാൻ പറ്റാത്തത് കൊണ്ട് അതായത് കളിക്ക് interest ഇല്ലാത്തത് കൊണ്ടല്ല കളിക്കാനില്ലാത്തത് കൊണ്ട് അത് ആൾ ഇല്ലാണ്ട് നമ്മൾ കളിച്ചട്ട് കാര്യമില്ലലോ minimum ഒരു മൂ അഞ്ചാൾക്കാർ ആരു ആൾക്കാരെങ്കിലും വേണം അപ്പൊ അത്രെയും ആൾക്കാരെ കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ടീസം ഞങ്ങൾ കളിച്ചിട്ടില്ല പക്ഷെ കാലിക്കണ ആ കാലികളൊക്കെ നല്ല interest ൽ നല്ല കളികളായിരുന്നു ഞങ്ങൾ ഇപ്പൊ നാല് എണ്ണാണ് മൊത്തം കളിച്ചത് എന്നോട് ഇങ്ങനെ പറയും ചെയ്തിന്നു എന്താ കളിക്കാൻ ഒരു interest ഇല്ല തീരെ കളിയില്ല ഇങ്ങളെയൊക്കെ പറഞ്ഞു എന്നിട്ട് അവർ വാശിക്ക് പിറ്റേത്ത ദിവസം cricket കളിച്ചു കളിച്ചിട്ട് ഞങ്ങളാ മൂന്ന് ഒന്നിന് തോൽപ്പിച്ചു എന്നിട്ട് അവര് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു അല്ല ഇങ്ങളെഅവിടെ ഈ ക്ളീന്റെ എടായിൽ വല്ല വാക്ക് തർക്കവോ ഡിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ തീർച്ചയായിട്ടും അങ്ങന കളി കളിൻ്റെ എടക്ക് friends കൾ തന്നെയാണ് നമ്മളാ friends കൾ ഒക്കെ തന്നെയാണ് football NTE അത്ര വാശിയില്ലെങ്കിലും cricket ലും ഉണ്ട് വാശി തോൽക്കുന്നൊക്കെയായിക്കഴിഞ്ഞാൽ നമ്മൾ പരസ്പ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ച് ഈ കളിൻ്റെ ഇടയിൽ ആഹ് ചില ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട് ഇങ്ങനെ കളിക്കുമ്പോ എന്നാലും പക്ഷെ അതൊക്കെ ആ ഒരു spirit കൊടുക്കണമെന്നുണ്ടെങ്കിൽ game ൻ്റെ ഒരു spirit നമ്മൾ എടുക്കും പക്ഷെ അത്തേക്കൊരു ആ ഒരു interesting ആയിട്ടുള്ള കാര്യം ആണ് എന്തായലും ഇപ്പോളത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടാണ് നമ്മൾ നാട്ടിൽ നിക്കുന്ന ആളുകൾക്ക് മെച്ചം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനെ കുറിച്ച് നമ്മക്ക് പിന്നീട് സമാരിക്ക്യ എന്തായലും ഞാൻ പിന്നെ വിളിക്കാ ട്ടോ അഹദേ

hello ഇന്ത്യയുടെ പതിനൊന്നാമത് രാഷ്ട്രപതിയായിരുന്നു അവുൽ പകിർ ജൈനുല ലബ്ദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാം

ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച satellite launch വഹി vehicle ഇൻറെയും ballistic missile ഇൻറെയും വികസനത്തിനും ഏകോപനത്തിനും മറ്റും അബ്ദുൽ കലാം വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട് missile സാങ്കേതിക വിദ്യയിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ കണക്കിലെടുത്ത് ഇന്ത്യയുടെ missile മനുഷ്യൻ എന്ന് കലാമിനെ വിശേഷിപ്പിക്കാറുണ്ട് പൊഖ്‌റാൻ അണുവായുധ പരീക്ഷണത്തിനു പിന്നിൽ സാങ്കേതികമായും ഭരണപരമായും കലാം സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ അന്നത്തെ ഭരണകക്ഷിയായിരുന്ന ഭാരതീയ ജനത party യുടെയും പ്രധാന പ്രതി പക്ഷികക്ഷിയായിരുന്ന indian national congress ഐ യുടെയും പിന്തുണയോടെ ഇദ്ദേഹം രാഷ്ട്രപതി സ്ഥാനത്തേക് തിരഞ്ഞടുക്കപെട്ടു തന്റെ ജനകീയ നങ്ങളാൽ ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന പേരിൽ പ്രശസ്തനായ അദ്ദേഹം രണ്ടായിരത്തി ഏഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് സ്ഥാനമൊഴിഞ്ഞ ശേഷം തന്റെ ഇഷ്ട മേഖലകളായ അദ്ധ്യാപനം, എഴുത്ത്, പ്രഭാഷണം പൊതുജന സേവനം തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു indian institute of management അഹമ്മദാബാദ് indian institute of management ഇൻഡോർ എന്നിവടെങ്ങളിൽ അദ്ധ്യാപകനും തിരുവനന്തപുരം indian institute o institute of space and technology യുടെ bystandlser ഉമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള മാർഗങ്ങളും ദർശനങ്ങളും ആഹ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത് എന്ന് തന്റെ പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു അദ്ദേഹം ഒരു സാങ്കേതിക വിദ്യ വിദക്തൻ മാത്രമായിരുന്നില്ല രാഷ്ട്രത്തിന്റെ ഭാവിയെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള രാഷ്ട്ര തന്ത്രജ്ഞൻ കൂടിയായിരുന്നു വിവിധ വിദ്യാലയങ്ങള്‍ സന്ദർശിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളുമായി സംവദിക്കുക എന്നത് കലാമിന് ഇഷ്ടമുള്ള കാര്യമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് വളരെയധികം പ്രചോദനം നൽകുന്നവയാണ് APJat അബ്ദുൾകലാം dot com എന്ന തന്റെ email ലിൽ എല്ലാഴ്‌പ്പോഴും സജീവമായിരുന്നു കൊണ്ട് അദ്ദേഹം ആളുകളുമായി വിശിഷ്യാ വിദ്യാർത്ഥികളുമായി നിരന്തരം സംവദിച്ച് കൊണ്ടിരുന്നു അഴിമതി വിരുദ്ധ ഇന്ത്യ സൃഷ്ടിക്കുവാനായി യുവജനങ്ങളെ ബോധവത്കരിക്കുന്നതിനുള്ള ഒരു ദൗത്യം അദ്ദേഹം ഏറ്റെടുത്ത് നടത്തുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തി ഏഴിന് എൺപത്തി നാലാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു ഷില്ലോങിൽ indian institute of management ഇൽ പ്രസംഗിക്കുന്നതിനെ ഉണ്ടായ ഹൃദയാതത്തെ തുടർന്ന് കുഴഞ്ഞുവീഴുകയായിരുന്നു ഉടനെ അടുത്തുള്ള ബഥനി ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ആദ്യകാല ജീവിതവും വിദ്യാഭ്യാസം ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് പേരുകേട്ട തമിഴ്‌നാട്ടിലെ രാമേശ്വരത്ത്

ത്രനായാണ് APJ അബ്ദുൾകലാം ജനിച്ചത് നല്ല മത ഭക്തിയുള്ള ആളായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ധനീഷ്കൊടി രാമേശ്വരം യാത്രക്കുള്ള boat കൾ വാടകയ്ക്ക് കൊടുക്കുന്ന തൊഴിലായിരുന്നു അദ്ദേഹത്തിന്റേത് രാമേശ്വരത്തെ ഹൈന്ദവ മത നേതാക്കളുമായും school അധ്യാപകരുമായും മറ്റും അദ്ദേഹം ഊഷ്മളമായ സൗഹൃദബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു അബ്ദുൽ കലാമിന്റെ ബന്ധുവായിരുന്ന ശംസുദ്ധീൻ അവിടുത്തെ ഒരു പത്ര വിതരണക്കാരനായിരുന്നു രാമേശ്വരത്തുകൂടി കടന്ന് പോയിരുന്ന train കൾ അവിടെ നിർത്താതിരുന്ന അക്കാലത്ത് പത്രങ്ങൾ വലിച്ചെറിയുകയായിരുന്നു പതിവ് ഈ കെട്ടുകൾ